നല്ല വിശേഷാണ്. സുഖാണ്. എന്താണ് നിങ്ങടെ വിശേഷം. നമ്മടെ അടുത്ത് നല്ല വിശേഷമാണ് സുഖാണ്. ഇപ്പൊ ഗുജറാത്തിലും ബൈ ഇലക്ഷനൊക്കെ അല്ലേ?

തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞു. എന്താണ് കേരളത്തിലെ തെരെഞ്ഞെടുപ്പ് എന്തൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളും, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ നെലവില്. നെലവില് കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങള്‍ഇന്നലെഎന്താ പറയുക ഇപ്പൊ അബ്ദുള്‍ വഹാബിന്‍റെ ഒരുഒരു സംസാരം ഉണ്ടായിരുന്നല്ലോ. മറ്റേ എ കെ സിവില്‍ കോഡ് വിഷയത്തില്

കോണ്‍ഗ്രസ് വല്ലാതെ സപ്പോര്‍ട്ട് ചെയ്തില്ല എന്നുള്ളൊരു ആ ഒരു സംസാരം

അത് പ്രാദേശികായിട്ടു നോക്കുവാണെ ഇപ്പൊ കേരളത്തിന്‍റെ രാഷ്ടീയത്തില്‍ അത് അത്രയ്ക്ക് വലിയ ഇഷ്യൂ ആവൂല ആവും ആവുമെന്നുള്ളതാണ്. പക്ഷെ അതിനെ ലഘൂകരിക്കാന് പ്രതിപക്ഷനേതാവ് വി. ഡി സതീശന്‍ ശ്രമിക്കുന്നുണ്ടെങ്കില്‍ കൂടി അത്ര ഇത് ഇപ്പൊ ഇതേസമയത്ത് തന്നെ അത്ര ഇപ്പൊ ഇതേസമയത്ത് തന്നെ മറ്റൊരു സി പി ഐ എം നേതാവ് മറ്റൊരു ഇടത് രാഷ്ട്രീയക്കാരന്‍ തന്നെ ഇതിലേക്ക് സ്വാഗതാര്‍ഹം എന്ന് ലീഗിന് സ്വാഗതാര്‍ഹം എന്ന് പറഞ്ഞ മറ്റൊരു ഒരു സംഭവം കൂടി ഇതു രണ്ടും എടുത്തു നോക്കുമ്പോള്‍, എന്തൊക്കെയോ കേരളിയ രാഷ്ടീയത്തില്‍ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കില്‍ എന്തൊക്കെയോ സംഭവിക്കാന്‍ പോന്നുണ്ട് എന്നുള്ളതാണ്.മനസിലാക്കാന്‍ കഴിയുന്നത്. മ്, അതേയതെ. എന്താണ് നമ്മുടെ ഇനി നമ്മുടെ കേന്ദ്രത്തിലേക്ക് നോക്കുകയാണെങ്കില്‍ എന്താണ്? കേന്ദ്രത്തില് ഇപ്പൊ നെലവില് ഈ ഇവിടെ ഗുജറാത്തില്, ഹിമാചല്‍ പ്രദേശിലൊക്കെ തെരഞ്ഞടുപ്പ് കഴിഞ്ഞെങ്കില്‍ കൂടി അവിടൊക്കെ ഗുജറാത്തിലെ എലക്ഷന് ശരിക്കും ബിജെപിക്ക് അപ്രമാധിത്വം എന്ന് പറഞ്ഞാല് മുമ്പ് ഗുജറാത്തില് തന്നെ കോണ്‍ഗ്രസിന് കിട്ടിയിരുന്ന നൂറ്റി നാല്പത്തിയൊമ്പതിനെക്കാട്ടിലും അതാണ് മുമ്പുണ്ടായിരുന്ന റെക്കോര്‍ഡ്‌. ആ റെക്കോര്‍ഡ്‌ തകര്‍ത്തിട്ടാണ് നിലവില് ബിജെപിക്ക്

അപ്പൊ അതില്, അതിന്‍റെ കൂടെ തന്നെ ഈ ആപ് വന്നതോട് കൂടി എപി വന്നതോട് കൂടി ഒരു പാട് വോട്ടുശതമാനം കോണ്‍ഗ്രസ്സിന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്.

അത് നോക്കുക എന്നുണ്ടെങ്കില്‍ ഹിമാചല്‍ പ്രദേശില് സീറ്റുകള്‍ കുറച്ചു അത്യാവശ്യം കോണ്‍ഗ്രസിന് ഉണ്ടെങ്കില്‍ കൂടി നാല്പത്തി മൂന്നു ശതമാനം വോട്ടാണ് ബിജെപിക്ക് കിട്ടിയിട്ടുള്ളത് നാല്പത്തി മൂന്നേ പോയിന്‍റ് ഒമ്പത് ശതമാനം വോട്ടാണ് കോണ്‍ഗ്രസിന് കിട്ടിയിട്ടുള്ളത്.

അപ്പൊ അവിടെ വലിയൊരു മാര്‍ജിന്‍ പോയിട്ടില്ല വോട്ട് ബിജെപിക്ക് ശതമാന വോട്ട് ശതമാനത്തില്‍ വല്ലാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ വിജയിച്ചു എന്നുള്ളത്

നെലവില് നമ്മുടെ ഇന്ത്യന്‍ ഗവണ്‍മെന്‍റ് നോക്കുമ്പോള്‍ ഇനിയും അവര് തന്നെ തുടരും എന്നുള്ലൊരു അഭിപ്രായം ഉണ്ട് ബിജെപിക്ക്. അതിപ്പോ ആരാണ് ബദല് വരിക എന്നുള്ളിടത്താണ്. പ്രതിപക്ഷം ആരും വരുമെന്നോര്‍ത്താണ്, കേന്ദ്ര രാഷ്ടീയത്തില്‍ ആരു വരുമെന്നോര്‍ത്താണ് ഇവര് ചെല ഒരു വിഷയങ്ങള് കെടക്കണത്. കാരണം എന്ന് വെച്ചാല്‍ ഇപ്പൊ നെലവില് ആപ്പ് എ പി ഒരു ദേശിയ പാര്‍ട്ടിയായിട്ട് രാഷ്ട്രീയ പാര്‍ട്ടിയായിട്ട് വരന്‍ നില്‍ക്കുകയാണ്. ഏകദേശം അതിന്‍റെ അവര്‍ക്ക് കിട്ടേണ്ട വോട്ട് ഷെയര്‍ ഗ്രൂപ്പ് ഹിതം ഏകദേശം ആയി തുടങ്ങിടുണ്ട്. കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മ്, അതേ. അവിടെയധികം മാറ്റങ്ങള് വന്നു കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ

ഇനി നമ്മള് പ്രാദേശികമായിട്ട് നോക്കുകയാണെങ്കില്‍ ഇപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? പ്രാദേശികമായിട്ട് നോക്കുകയാണെങ്കില്‍ ഇപ്പൊ ഓരോ ഏരിയയില് പ്രാദേശികമായിട്ട് എപ്പോ ചേഞ്ച്‌ മാറ്റങ്ങള് അതിപ്പം നമ്മടെകേരളത്തില്‍ ആണെങ്കില്‍ കൂടി അല്ലെങ്കില്‍ തമിഴ് നാടിന്‍റെ ആണേ ഉണ്ടേ, ഒരു ഏരിയയില് അവിടത്തതായിട്ടുള്ള മാറ്റങ്ങള്‍ അതവിടത്തെ അവസ്ഥയ്ക്കനുസരിച്ചാണല്ലോ.

അവിടത്തെ പോലയാണ് ഇപ്പൊ ഒരു പഞ്ചായത്തിലേക്കോ, അല്ലെങ്കില് ഓരോ മണ്ഡലങ്ങളിലേക്കോ എത്തി ചേരുമ്പോള്‍ ഉണ്ടാകുന്ന അവസ്ഥ സ്ഥിതിഗതികള്‍ അത് വേറൊന്നാണ്‌ നമ്മുക്കിപ്പം, ഞാനിപ്പം നോക്കികാണുന്നത് നമ്മുടെ ഈ ഒരു മേഖലയില്‍, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ പൊതുവേ ഒരു ലീഗിന്‍റെ അപ്രമാദിത്വം ആ ഇതിന്‍റെ അപ്രമാദിത്വം ഉണ്ടെങ്കില്‍ കൂടി എത്രകാലം അത് മുന്നോട്ടു പോകും, അല്ലെങ്കില്‍ എത്രകാലം കുടത്തിനുള്ളില്‍ അത് കെട്ടടങ്ങി പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളത് അത് വേറെ വിഷയം.; അതേഅതേ അതുകൊണ്ട് മാറ്റങ്ങള്‍ വളരെയധികം വന്നുകൊണ്ടിരിക്കുയാണെ.

ഏതായാലും നമ്മുടെ രാഷ്ട്രീയ രീതികളൊക്കെ ഒന്ന് കൂടെ നല്ല മാറ്റങ്ങള്‍ വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഈ ഒരു ഇത് അവസാനിപ്പിക്കാം. അല്ലേ